നമസ്ക്കാരം എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരേ
മൻ കി ബാത്ത് എന്നാൽ നിങ്ങളെ കാണാനുള്ള ഒരു ശുഭകരമായ അവസരമാണ്
സ്വന്തം കുടുംബാംഗങ്ങളുമായി കണ്ടുമുട്ടുമ്പോൾ അത് വളരെ സന്തോഷകരവും സാർത്ഥകവുമാണ്
മൻ കി ബാത്തിലൂടെ നിങ്ങളെ കാണുമ്പോൾ എനിക്ക് ഇതേ അനുഭവം ഉണ്ടാകുന്നു
ഒരുമിച്ച് നടത്തിയ യാത്രയുടെ 108ാം അദ്ധ്യായമാണ്
108 എന്ന സംഖ്യയുടെ പ്രാധാന്യവും അതിന്റെ പവിത്രതയും ഇവിടെ ആഴത്തിലുള്ള പഠന വിഷയമാണ്
ഒരു ജപമാലയിലെ 108 മുത്തുകൾ 108 തവണ ജപിക്കുക 108 ദിവ്യമണ്ഡലങ്ങൾ ക്ഷേത്രങ്ങളിലെ 108 പടികൾ 108 മണികൾ ഈ 108 എന്ന സംഖ്യ സീമാതീതമായ വിശ്വാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു
അതുകൊണ്ടാണ് മൻ കി ബാത്തിന്റെ 108ാം അദ്ധ്യായം എനിക്ക് കൂടുതൽ സവിശേഷമായത്
ഈ 108 അദ്ധ്യായങ്ങളിൽ പൊതുജന പങ്കാളിത്തത്തിന്റെ നിരവധി ഉദാഹരണങ്ങൾ നമ്മൾ കാണുകയും അവയിൽ നിന്ന് പ്രചോദനം നേടുകയും ചെയ്തിട്ടുണ്ട്
ഇപ്പോൾ ഈ നാഴികക്കല്ലിൽ എത്തിയതിന് ശേഷം പുതിയ ഊർജത്തോടെയും വേഗത്തിലും മുന്നോട്ട് പോകാൻ നമുക്ക് ദൃഢനിശ്ചയം ചെയ്യണം
നാളത്തെ സൂര്യോദയം 2024ലെ ആദ്യത്തെ സൂര്യോദയമായിരിക്കുമെന്നത് എന്തൊരു സന്തോഷകരമായ യാദൃശ്ചികതയാണ്
ആ സൂര്യോദയത്തോടെ നാം 2024ൽ പ്രവേശിച്ചിരിക്കും
നിങ്ങൾക്കെല്ലാവർക്കും 2024ന്റെ ആശംസകൾ
സുഹൃത്തുക്കളേ മൻ കി ബാത്ത് കേട്ട പലരും എനിക്ക് കത്തുകൾ എഴുതുകയും അവരുടെ അവിസ്മരണീയ നിമിഷങ്ങൾ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്
140 കോടി ഭാരതീയരുടെ കരുത്തിലൂടെയാണ് ഈ വർഷം നമ്മുടെ രാജ്യം നിരവധി സവിശേഷ നേട്ടങ്ങൾ കൈവരിച്ചത്
അതേ വർഷം തന്നെ വർഷങ്ങളായി കാത്തിരുന്ന നാരി ശക്തി വന്ദൻ നിയമം പാസാക്കി
ഇന്ത്യ അഞ്ചാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയായതിൽ സന്തോഷം പ്രകടിപ്പിച്ച് നിരവധി ആളുകൾ കത്തുകൾ എഴുതി
ജി20 ഉച്ചകോടിയുടെ വിജയത്തെക്കുറിച്ച് പലരും എന്നെ ഓർമ്മിപ്പിച്ചു
സുഹൃത്തുക്കളേ ഇന്ന് ഇന്ത്യയുടെ എല്ലാ കോണുകളും ആത്മവിശ്വാസം നിറഞ്ഞതാണ് വികസിത ഇന്ത്യയുടെ ആത്മാവ് സ്വാശ്രയത്വത്തിന്റെ ആത്മാവ്
2024 ലും നാം അതേ ചൈതന്യവും വേഗതയും നിലനിർത്തേണ്ടതുണ്ട്
ഓരോ ഭാരതീയനും വോക്കൽ ഫോർ ലോക്കൽ എന്ന സന്ദേശത്തിന് പ്രാധാന്യം നൽകുന്നുവെന്ന് ദീപാവലിയിലെ റെക്കോർഡ് ബിസിനസ് തെളിയിച്ചു
സുഹൃത്തുക്കളേ ഇന്നും ചന്ദ്രയാൻ 3 ന്റെ വിജയത്തെക്കുറിച്ച് ധാരാളം ജനങ്ങൾ എനിക്ക് സന്ദേശങ്ങൾ അയയ്ക്കുന്നു
എന്നെപ്പോലെ നിങ്ങളും നമ്മുടെ ശാസ്ത്രജ്ഞരെയും പ്രത്യേകിച്ച് വനിതാ ശാസ്ത്രജ്ഞരെയും കുറിച്ച് അഭിമാനിക്കുന്നുണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്
സുഹൃത്തുക്കളേ നാട്ടുനാട്ടുവിന് ഓസ്കാർ കിട്ടിയപ്പോൾ രാജ്യം മുഴുവൻ ആഹ്ലാദിച്ചു
ദ എലിഫന്റ് വിസ്പേഴ്സ് നു ലഭിച്ച ബഹുമതി കേട്ടപ്പോൾ ആരാണ് സന്തോഷിക്കാത്തത് ഇവയിലൂടെ ലോകം ഭാരതത്തിന്റെ സർഗ്ഗാത്മകത കാണുകയും പരിസ്ഥിതിയുമായുള്ള നമ്മുടെ ബന്ധം മനസ്സിലാക്കുകയും ചെയ്തു
ഈ വർഷം കായികരംഗത്തും നമ്മുടെ താരങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവച്ചു
ഏഷ്യൻ ഗെയിംസിൽ 107 മെഡലുകളും ഏഷ്യൻ പാരാ ഗെയിംസിൽ 111 മെഡലുകളും നമ്മുടെ കളിക്കാർ നേടി
ക്രിക്കറ്റ് ലോകകപ്പിലെ പ്രകടനത്തിലൂടെ ഇന്ത്യൻ താരങ്ങൾ ഏവരുടെയും ഹൃദയം കീഴടക്കി
അണ്ടർ 19 ടി20 ലോകകപ്പിൽ നമ്മുടെ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ വിജയം വളരെ പ്രചോദനകരമാണ്
പല കായിക ഇനങ്ങളിലും താരങ്ങൾ കൈവരിച്ച നേട്ടങ്ങൾ രാജ്യത്തിന് കീർത്തി സമ്മാനിച്ചു
ഇപ്പോൾ 2024 ൽ പാരീസ് ഒളിമ്പിക്സ് സംഘടിപ്പിക്കും അതിനായി രാജ്യം മുഴുവൻ കളിക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നു
സുഹൃത്തുക്കളേ നാം ഒരുമിച്ച് പരിശ്രമിച്ചപ്പോഴെല്ലാം അത് നമ്മുടെ രാജ്യത്തിന്റെ വികസന യാത്രയിൽ വളരെ ഗുണാത്മക സ്വാധീനം ചെലുത്തി
ആസാദി കാ അമൃത് മഹോത്സവ് മേരി മാട്ടി മേരാ ദേശ് തുടങ്ങിയ വിജയകരമായ പ്രചാരണങ്ങൾ സഫലമായ അനുഭവമായി
ഇതിൽ കോടിക്കണക്കിന് ജനങ്ങളുടെ പങ്കാളിത്തത്തിന് നാമെല്ലാം സാക്ഷികളാണ് 70000 അമൃത് തടാകങ്ങളുടെ നിർമ്മാണവും നമ്മളുടെ കൂട്ടായ നേട്ടമാണ്
സുഹൃത്തുക്കളേ നവീകരണത്തിന് പ്രാധാന്യം നൽകാത്ത ഒരു രാജ്യത്തിന്റെ വികസനം നിലയ്ക്കുമെന്ന് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നു
ഭാരതം ഇന്നൊവേഷൻ ഹബ്ബായി മാറുന്നത് നമ്മൾ നിരന്തരം മുന്നേറും എന്നതിന്റെ പ്രതീകമാണ്
2015ൽ ഗ്ലോബൽ ഇന്നൊവേഷൻ സൂചികയിൽ നമ്മൾ 81ാം സ്ഥാനത്തായിരുന്നു ഇന്ന് നമ്മളുടെ സ്ഥാനം 40 ആണ്
ഈ വർഷം ഇന്ത്യയിൽ ഫയൽ ചെയ്ത പേറ്റന്റുകളുടെ എണ്ണം ഉയർന്നതാണ് അതിൽ 60 ആഭ്യന്തര ഫണ്ടുകളിൽ നിന്നുള്ളതാണ്
ക്യുഎസ് ഏഷ്യ യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ സർവകലാശാലകളാണ് ഇത്തവണ ഇടംപിടിച്ചത്
ഈ നേട്ടങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങിയാൽ അത് ഒരിക്കലും പൂർത്തിയാകില്ല
ഇത് ഭാരതത്തിന്റെ സാധ്യതകൾ എത്രത്തോളം ഫലപ്രദമാണെന്നതിന്റെ ഒരു നേർക്കാഴ്ച്ച മാത്രമാണ് രാജ്യത്തിന്റെ ഈ വിജയങ്ങളിൽ നിന്നും രാജ്യത്തെ ജനങ്ങളുടെ ഈ നേട്ടങ്ങളിൽ നിന്നും നാം പ്രചോദനം ഉൾക്കൊണ്ട് അവരിൽ അഭിമാനം കൊള്ളണം പുതിയ തീരുമാനങ്ങൾ എടുക്കണം
ഒരിക്കൽ കൂടി എല്ലാവർക്കും സന്തോഷകരമായ 2024 ആശംസിക്കുന്നു
എന്റെ കുടുംബാംഗങ്ങളേ ഇന്ത്യയെക്കുറിച്ച് എല്ലായിടത്തും ഉള്ള പ്രതീക്ഷയും ആവേശവും നാം ചർച്ചചെയ്തു
ഈ പ്രതീക്ഷയും പ്രത്യാശയും വളരെ നല്ലതാണ്
ഇന്ത്യ വികസിക്കുമ്പോൾ യുവാക്കൾക്ക് ഏറ്റവും പ്രയോജനം ലഭിക്കും
എന്നാൽ യുവാക്കൾ സമർത്ഥരാകുമ്പോൾ അതിൽ നിന്ന് കൂടുതൽ പ്രയോജനം ലഭിക്കും
ഇക്കാലത്ത് ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട രോഗങ്ങളെക്കുറിച്ച് എത്രമാത്രം ചർച്ച ചെയ്യപ്പെടുന്നുവെന്ന് നാം കാണുന്നു
ഇത് നമുക്കെല്ലാവർക്കും പ്രത്യേകിച്ച് യുവാക്കൾക്ക് വളരെയധികം ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്
ഈ മൻ കി ബാത്തിന് ഫിറ്റ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഇൻപുട്ടുകൾ അയയ്ക്കാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിച്ചിരുന്നു
നിങ്ങൾ നൽകിയ പ്രതികരണം എന്നിൽ ആവേശം നിറച്ചു
ധാരാളം സ്റ്റാർട്ടപ്പുകളും നമോ ആപ്പിൽ അവരുടെ നിർദ്ദേശങ്ങൾ എനിക്ക് അയച്ചിട്ടുണ്ട് അവർ അവരുടെ അനന്യമായ പല ശ്രമങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട്
സുഹൃത്തുക്കളേ ഭാരതത്തിന്റെ ശ്രമഫലമായി 2023 അന്താരാഷ്ട്ര മില്ലറ്റ് വർഷമായി ആചരിച്ചു
ഇത് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പുകൾക്ക് ധാരാളം അവസരങ്ങൾ സമ്മാനിച്ചു
ലഖ്നൌവിൽ നിന്ന് ആരംഭിച്ച കിറോസ് ഫുഡ്സ് പ്രയാഗ്രാജിന്റെ ഗ്രാൻഡ്മാ മിൽസ് ന്യൂട്രാസ്യൂട്ടിക്കൽ റിച്ച് ഓർഗാനിക് ഇന്ത്യ തുടങ്ങിയ നിരവധി സ്റ്റാർട്ടപ്പുകൾ ഇതിൽ ഉൾപ്പെടുന്നു
അൽപിനോ ഹെൽത്ത് ഫുഡ്സ് അർബോറിയൽ കീറോസ് ഫുഡ് എന്നിവയുമായി ബന്ധപ്പെട്ട യുവാക്കൾ ആരോഗ്യകരമായ ഭക്ഷണ ഓപ്ഷനുകളെക്കുറിച്ച് പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നു
ബെംഗളൂരുവിലെ അൺബോക്സ് ഹെൽത്തുമായി ബന്ധപ്പെട്ട യുവാക്കൾ തങ്ങളുടെ പ്രിയപ്പെട്ട ഭക്ഷണക്രമം തിരഞ്ഞെടുക്കാൻ ആളുകളെ സഹായിക്കുന്നതെങ്ങനെയെന്നും പറഞ്ഞു
ശാരീരിക ആരോഗ്യത്തോടുള്ള താൽപര്യം വർദ്ധിക്കുന്നതിനാൽ ഈ മേഖലയുമായി ബന്ധപ്പെട്ട പരിശീലകരുടെ ആവശ്യവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്
ജോഗോ ടെക്നോളജീസ്പോലുള്ള സ്റ്റാർട്ടപ്പുകൾ ഈ ആവശ്യം നിറവേറ്റാൻ സഹായിക്കുന്നു
സുഹൃത്തുക്കളേ ഇന്ന് ശാരീരിക ആരോഗ്യത്തെക്കുറിച്ചും ക്ഷേമത്തെക്കുറിച്ചും ധാരാളം ചർച്ചകൾ നടക്കുന്നുണ്ട്
എന്നാൽ അതുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാന വശം മാനസിക ആരോഗ്യമാണ്
മുംബൈ ആസ്ഥാനമായുള്ള ഇൻഫിഹീൽ യുവർ ദോസ്ത് തുടങ്ങിയ സ്റ്റാർട്ടപ്പുകൾ മാനസികാരോഗ്യവും ക്ഷേമവും മെച്ചപ്പെടുത്തുന്നതിനായി പ്രവർത്തിക്കുന്നു എന്നറിയുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്
ഇത് മാത്രമല്ല ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ള സാങ്കേതിക വിദ്യകളും ഇതിനായി ഉപയോഗിക്കുന്നു
സുഹൃത്തുക്കളേ എനിക്ക് ഇവിടെ കുറച്ച് സ്റ്റാർട്ടപ്പുകളുടെ പേര് മാത്രമേ എടുക്കാൻ കഴിയൂ കാരണം ലിസ്റ്റ് വളരെ നീണ്ടതാണ്
ഫിറ്റ് ഇന്ത്യ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനുള്ള നൂതന ആരോഗ്യ സംരക്ഷണ സ്റ്റാർട്ടപ്പുകളെ കുറിച്ച് എനിക്ക് എഴുതുന്നത് തുടരാൻ ഞാൻ നിങ്ങളോട് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു
ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന അറിയപ്പെടുന്ന ആളുകളുടെ അനുഭവങ്ങളും നിങ്ങളുമായി പങ്കിടാൻ ഞാൻ ആഗ്രഹിക്കുന്നു
ഈ ആദ്യ സന്ദേശം ശ്രീ
സദ്ഗുരു ജഗ്ഗി വാസുദേവിൽ നിന്നാണ് ഫിറ്റ്നസ് പ്രത്യേകിച്ച് ഫിറ്റ്നസ് ഓഫ് ദി മൈൻഡ് അതായത് മാനസികാരോഗ്യം ഇതിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ അദ്ദേഹം പങ്കിടും
ഈ മൻ കി ബാത്തിൽ മാനസികാരോഗ്യത്തെക്കുറിച്ച് സംസാരിക്കാൻ കഴിഞ്ഞത് നമ്മുടെ ഭാഗ്യമാണ്
മാനസികാസ്വാസ്ഥ്യങ്ങളും നമ്മുടെ ന്യൂറോളജിക്കൽ സംവിധാനത്തെ നാം എങ്ങനെ നിലനിർത്തുന്നു എന്നതും നേരിട്ടു ബന്ധപ്പെട്ടിരിക്കുന്നു
ന്യൂറോളജിക്കൽ സിസ്റ്റത്തെ നാം ജാഗ്രതയോടെ ചലനാത്മകമായും അസ്വസ്ഥതകളില്ലാതെയും നിലനിർത്തുന്നത് നമ്മുടെ ഉള്ളിൽ എത്രമാത്രം സന്തോഷം പകരുന്നു എന്നത് എങ്ങനെയാണു തീരുമാനിക്കുക സമാധാനം സ്നേഹം സന്തോഷം ആനന്ദം വേദന വിഷാദം ഉന്മേഷം എന്നിങ്ങനെ നാം വിളിക്കുന്ന എല്ലാത്തിനും രാസപരവും നാഡീശാസ്ത്രപരവുമായ അടിസ്ഥാനമുണ്ട്
പുറത്തുനിന്നുള്ള രാസവസ്തുക്കൾ ചേർത്ത് ശരീരത്തിനുള്ളിലെ രാസ അസന്തുലിതാവസ്ഥ പരിഹരിക്കാനാണു ഫാർമക്കോളജി പ്രധാനമായും ശ്രമിക്കുന്നത്
മാനസികാസ്വാസ്ഥ്യങ്ങളും ഈ രീതിയിൽ കൈകാര്യം ചെയ്യപ്പെടുന്നു
ഒരു വ്യക്തി ഗുരുതരമായ അവസ്ഥയിൽ ആയിരിക്കുമ്പോൾ മരുന്നുകളുടെ രൂപത്തിൽ പുറത്തുനിന്നുള്ള രാസവസ്തുക്കൾ കഴിക്കേണ്ടത് ആവശ്യമാണെന്നു നാം മനസിലാക്കേണ്ടതുണ്ട്
ആന്തരികമായ മികച്ച മാനസികാരോഗ്യ സാഹചര്യത്തിനായി പ്രവർത്തിക്കേണ്ടതുണ്ട് അഥവാ നമുക്കുള്ളിലെ സമചിത്തതയാർന്ന രസതന്ത്രത്തിനായി പ്രവർത്തിക്കേണ്ടതുണ്ട്
സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും രസതന്ത്രത്തിനായി പ്രവർത്തിക്കേണ്ടതുണ്ട്
അത് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലേക്ക് ഒരു സമൂഹത്തിന്റെയും ലോകമെമ്പാടുമുള്ള രാഷ്ട്രങ്ങളുടെയും മുഴുവൻ മാനവികതയിലേക്കും സാംസ്കാരിക ജീവിതത്തിലേക്കും കൊണ്ടുവരേണ്ട ഒന്നാണ്
നമ്മുടെ മാനസികാരോഗ്യത്തെക്കുറിച്ചു മനസിലാക്കേണ്ടതു വളരെ പ്രാധാന്യമർഹിക്കുന്നു
നമ്മുടെ സ്വബോധം എന്നതു ദുർബലമായ ഒരവസ്ഥയാണ്
നാം അതിനെ സംരക്ഷിക്കണം അതിനെ പരിപോഷിപ്പിക്കണം
ഇതിനായി യോഗാ സംവിധാനത്തിൽ പ്രക്രിയകളെ പൂർണമായും ആന്തരികമാക്കുന്ന നിരവധി തലത്തിലുള്ള സമ്പ്രദായങ്ങളുണ്ട്
ഏവർക്കും അവരുടെ രസതന്ത്രത്തിനു സമചിത്തതയും അവരുടെ ന്യൂറോളജിക്കൽ സംവിധാനത്തിനു സുനിശ്ചിതമായ ശാന്തതയും കൊണ്ടുവരാൻ കഴിയുന്ന ലളിതമായ പരിശീലനങ്ങളായി അതു ചെയ്യാൻ കഴിയും
ആന്തരിക സൌഖ്യത്തിന്റെ സാങ്കേതികവിദ്യകളെയാണു നാം യോഗിക് ശാസ്ത്രങ്ങൾ എന്നു വിളിക്കുന്നത്
നമുക്ക് അതു സാധ്യമാക്കാം
പൊതുവേ ശ്രീ
സദ്ഗുരു തന്റെ കാഴ്ചപ്പാടുകൾ വളരെ മികച്ച രീതിയിൽ അവതരിപ്പിക്കുന്നതിൽ പ്രസിദ്ധനാണ്
വരൂ ഇപ്പോൾ നമുക്ക് പ്രശസ്ത ക്രിക്കറ്റ് താരം ഹർമൻപ്രീത് കൌർ ജി പറയുന്നത് കേൾക്കാം
നമസ്കാരം മൻ കി ബാത്തിലൂടെ എന്റെ നാട്ടുകാരോട് ചിലത് പറയാൻ ആഗ്രഹിക്കുന്നു
പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര മോദിയുടെ ഫിറ്റ് ഇന്ത്യ സംരംഭം എന്റെ ഫിറ്റ്നസ് മന്ത്രം നിങ്ങളുമായി പങ്കിടാൻ എന്നെ പ്രേരിപ്പിച്ചു
നിങ്ങൾക്കെല്ലാവർക്കും എന്റെ ആദ്യ നിർദ്ദേശം ഒരു മോശം ഭക്ഷണക്രമത്തെ പരിശീലിപ്പിക്കാൻ കഴിയില്ല എന്നതാണ്
ഇതിനർത്ഥം നിങ്ങൾ എപ്പോൾ കഴിക്കുന്നു എന്ത് കഴിക്കുന്നു എന്നതിനെക്കുറിച്ച് നിങ്ങൾ വളരെ ശ്രദ്ധാലുവായിരിക്കണം
അടുത്തിടെ പ്രധാനമന്ത്രി മോദിജി എല്ലാവരേയും തിന കഴിക്കാൻ പ്രോത്സാഹിപ്പിച്ചിരുന്നു
ഇത് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും സുസ്ഥിരമായ കൃഷിയെ സഹായിക്കുകയും ദഹനം എളുപ്പമാക്കുകയും ചെയ്യും
പതിവ് വ്യായാമവും 7 മണിക്കൂർ പൂർണ്ണ ഉറക്കവും ശരീരത്തിന് വളരെ പ്രധാനമാണ്
ഇത് ഫിറ്റ്നസ് നിലനിർത്താൻ സഹായിക്കുന്നു
ഇതിന് വളരെയധികം അച്ചടക്കവും സ്ഥിരതയും ആവശ്യമാണ്
ഫലം ലഭിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ദിവസവും സ്വയം വ്യായാമം ചെയ്യാൻ തുടങ്ങും
നിങ്ങളോട് എല്ലാവരോടും സംസാരിക്കാനും എന്റെ ഫിറ്റ്നസ് മന്ത്രം പങ്കിടാനും എനിക്ക് അവസരം നൽകിയ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് നന്ദി
ഹർമൻപ്രീതിനെപ്പോലുള്ള ഒരു പ്രതിഭാധനയായ കളിക്കാരിയുടെ വാക്കുകൾ തീർച്ചയായും നിങ്ങളെയെല്ലാം പ്രചോദിപ്പിക്കും
വരൂ ഗ്രാൻഡ്മാസ്റ്റർ ശ്രീ
വിശ്വനാഥൻ ആനന്ദ് പറയുന്നത് കേൾക്കൂ
നമ്മുടെ ചെസ് ഗെയിമിന് മാനസിക ക്ഷമത എത്ര പ്രധാനമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം
ഓഡിയോ
നമസ്തേ ഞാൻ വിശ്വനാഥൻ ആനന്ദ്
ഞാൻ ചെസ്സ് കളിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്
ശാരീരികവും മാനസികവുമായ കരുത്തിനായി എന്താണ് ദിവസവും ചെയ്യുന്നത് എന്ന് പലപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട്
ചെസിന് വളരെയധികം ശ്രദ്ധയും ക്ഷമയും ആവശ്യമാണ്
അതിനാൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നു പറയാം
അത് എന്നെ ആരോഗ്യക്ഷമമായും ഊർജസ്വലമായും നിലനിർത്തുന്നു
ഞാൻ ആഴ്ചയിൽ രണ്ട് തവണ യോഗ ചെയ്യുന്നു ആഴ്ചയിൽ രണ്ട് തവണ ഞാൻ കാർഡിയോ ചെയ്യുന്നു
ഫ്ളെക്സിബിലിറ്റി സ്ട്രെച്ചിങ് ഭാരമുയർത്തൽ പരിശീലനം എന്നിവയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു കൂടാതെ ആഴ്ചയിൽ ഒരു ദിവസം അവധി എടുക്കാറുണ്ട്
ഇവയെല്ലാം ചെസ്സിന് വളരെ പ്രധാനമാണ്
6 അല്ലെങ്കിൽ 7 മണിക്കൂർ നീണ്ടുനിൽക്കുന്ന തീവ്രമായ മാനസിക പ്രയത്നത്തിന് നിങ്ങൾക്ക് കരുത്ത് ആവശ്യമാണ്
അതോടൊപ്പം നിങ്ങൾക്ക് ഫ്ളെക്സിബിളായും ആശ്വാസത്തോടെയും നിലകൊള്ളാൻ കഴിയണം
കൂടാതെ ചില പ്രശ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ ശ്വാസം നിയന്ത്രിക്കാനുള്ള കഴിവ് സഹായകമാകും
ഇത് ചെസ്സ് മത്സരത്തിലാണ് സാധാരണയായി ഗുണം ചെയ്യാറുള്ളത്
എല്ലാ മൻ കീ ബാത് ശ്രോതാക്കൾക്കുമുള്ള എന്റെ ഫിറ്റ്നസ് ടിപ്പ് ശാന്തത പാലിക്കുക നമുക്കു മുന്നിലുള്ള ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നിവയാണ്
എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച ഫിറ്റ്നസ് ടിപ്പ് രാത്രിയിൽ മികച്ച രീതിയിൽ ഉറങ്ങുക എന്നതാണ്
ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഫിറ്റ്നസ് ടിപ്പ്
രാത്രിയിൽ നാലോ അഞ്ചോ മണിക്കൂർ മാത്രമായി ഉറങ്ങരുത്
കുറഞ്ഞത് ഏഴോ എട്ടോ മണിക്കൂറെങ്കിലും ഉറങ്ങണം
രാത്രി നല്ല ഉറക്കം ലഭിക്കാൻ നാം പരമാവധി ശ്രമിക്കണം
കാരണം അതിലൂടെ അടുത്ത ദിവസം പകൽ ശാന്തമായ രീതിയിൽ കടന്നുപോകാൻ നിങ്ങൾക്കു കഴിയും
നിങ്ങൾ പെട്ടെന്നുള്ള തീരുമാനങ്ങൾ എടുക്കരുത് നിങ്ങളുടെ വികാരങ്ങളുടെ നിയന്ത്രണത്തിലാണ് നിങ്ങൾ
എന്നെ സംബന്ധിച്ചിടത്തോളം ഉറക്കമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഫിറ്റ്നസ് ടിപ്പ്
വരൂ ഇനി നമുക്ക് ശ്രീ
അക്ഷയ് കുമാർ പറയുന്നത് കേൾക്കാം
ഓഡിയോ
ഹലോ ഞാൻ അക്ഷയ് കുമാർ ബഹുമാനപ്പെട്ട നമ്മുടെ പ്രധാനമന്ത്രിയോട് ഞാൻ ആദ്യം നന്ദി പറയുന്നു അദ്ദേഹത്തിന്റെ മൻ കി ബാത്തിൽ എന്റെ മൻ കി ബാത്ത് നിങ്ങളോട് പറയാൻ എനിക്ക് ഒരു ചെറിയ അവസരം കൂടി ലഭിച്ചു
എനിക്ക് ഫിറ്റ്നസിനോട് താൽപ്പര്യമുള്ളത് പോലെ സ്വാഭാവികമായ രീതിയിൽ ഫിറ്റ്നസ് നിലനിർത്തുന്നതിലും എനിക്ക് താൽപ്പര്യമുണ്ടെന്ന് നിങ്ങൾക്കറിയാം
ഫാൻസി ജിമ്മിനെക്കാൾ എനിക്ക് ഇഷ്ടം പുറത്ത് നീന്തൽ ബാഡ്മിന്റൺ കളിക്കുക പടികൾ കയറുക വ്യായാമം ചെയ്യുക നല്ല ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക
ശുദ്ധമായ നെയ്യ് ശരിയായ അളവിൽ കഴിച്ചാൽ നമുക്ക് ഗുണം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു
പക്ഷേ തടി കൂടുമോ എന്ന ഭയത്താൽ പല ആൺകുട്ടികളും പെൺകുട്ടികളും നെയ്യ് കഴിക്കാറില്ല
നമ്മുടെ ഫിറ്റ്നസിന് നല്ലതും ചീത്തയും എന്താണെന്ന് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ്
സിനിമാ താരങ്ങളുടെ ശരീരത്തിലേക്ക് നോക്കാതെ ഡോക്ടർമാരുടെ ഉപദേശപ്രകാരമാണ് ജീവിതശൈലി മാറ്റേണ്ടത്
താരങ്ങൾ പലപ്പോഴും സ്ക്രീനിൽ കാണുന്നതുപോലെയല്ല
പലതരം ഫിൽട്ടറുകളും സ്പെഷ്യൽ ഇഫക്റ്റുകളും ഉപയോഗിക്കുന്നു അവ കണ്ടതിനുശേഷം നമ്മുടെ ശരീരം മാറ്റാൻ നമ്മൾ തെറ്റായ കുറുക്കുവഴികൾ ഉപയോഗിക്കാൻ തുടങ്ങുന്നു
ഇക്കാലത്ത് പലരും സ്റ്റിറോയിഡുകൾ കഴിച്ച് ഈ സിക്സ് പാക്കിലേക്കോ എയ്റ്റ് പാക്കിലേക്കോ പോകുന്നു
സുഹൃത്തേ അത്തരം കുറുക്കുവഴികളിലൂടെ ശരീരം പുറത്തു നിന്ന് വീർക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ നിന്ന് പൊള്ളയായി തുടരുന്നു
കുറുക്കുവഴി നിങ്ങളുടെ ജീവിതത്തെ ചെറുതാക്കുമെന്ന് നിങ്ങൾ ഓർക്കണം
നിങ്ങൾക്ക് കുറുക്കുവഴിയല്ല വേണ്ടത് ദീർഘകാല ഫിറ്റ്നസ് ആണ് വേണ്ടത്
സുഹൃത്തുക്കളേ ഫിറ്റ്നസ് ഒരുതരം തപസ്സാണ്
ഇൻസ്റ്റന്റ് കോഫിയോ ടു മിനിട്സ് ന്യൂഡിൽസോ അല്ല
ഈ പുതുവർഷത്തിൽ തീരുമാനമെടുക്കൂ രാസവസ്തുക്കൾ ഇല്ല കുറുക്കുവഴിയിലുള്ള വ്യായാമം ഇല്ല
യോഗ നല്ല ഭക്ഷണം കൃത്യസമയത്ത് ഉറക്കം കുറച്ച് ധ്യാനം ഏറ്റവും പ്രധാനം നിങ്ങൾ നിങ്ങളായിരിക്കുക
ഇന്നു മുതൽ ഫിൽട്ടർ ജീവിതം നയിക്കരുത് ഫിറ്റർ ജീവിതം നയിക്കുക
ശ്രദ്ധപുലർത്തുക
ജയ് മഹാകാൽ
ഈ മേഖലയിൽ മറ്റ് നിരവധി സ്റ്റാർട്ടപ്പുകൾ ഉണ്ട് അതിനാൽ ഈ മേഖലയിൽ മികച്ച പ്രവർത്തനം നടത്തുന്ന ഒരു യുവ സ്റ്റാർട്ടപ്പ് സ്ഥാപകനുമായി ഇത് ചർച്ച ചെയ്യാൻ ഞാൻ ചിന്തിച്ചു
നമസ്ക്കാരം എന്റെ പേര് ഋഷഭ് മൽഹോത്ര ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ്
മൻ കി ബാത്തിൽ ഫിറ്റ്നസ് ചർച്ച ചെയ്യപ്പെടുന്നു എന്നറിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്
ഞാൻ തന്നെ ഫിറ്റ്നസിന്റെ ലോകത്താണ് ഞങ്ങൾക്ക് ബംഗളുരുവിൽ സ്റ്റേ സ്ട്രോങ് എന്ന പേരിൽ ഒരു സ്റ്റാർട്ട്അപ്പ് ഉണ്ട്
ഭാരതത്തിന്റെ പരമ്പരാഗത വ്യായാമത്തെ മുന്നോട്ട് കൊണ്ടുവരുന്നതിനാണ് ഞങ്ങളുടെ സ്റ്റാർട്ടപ്പ് സൃഷ്ടിച്ചിരിക്കുന്നത്
ഭാരതത്തിന്റെ പരമ്പരാഗത വ്യായാമമായ ഗദ വ്യായാമം വളരെ അത്ഭുതകരമായ ഒരു വ്യായാമമാണ്
ഞങ്ങളുടെ ശ്രദ്ധ മുഴുവൻ ഗദയിലും മുഗ്ദർ വ്യായാമത്തിലും മാത്രമാണ്
ഗദ ഉപയോഗിച്ച് എങ്ങനെയാണ് എല്ലാ പരിശീലനവും ചെയ്യുന്നതെന്നറിയുമ്പോൾ ആളുകൾ ആശ്ചര്യപ്പെടുന്നു
ആയിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുണ്ടെന്നും ആയിരക്കണക്കിന് വർഷങ്ങളായി ഇത് ഭാരതത്തിൽ പരിശീലിക്കുന്നുണ്ടെന്നും ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു
ചെറുതും വലുതുമായ വേദികളിൽ നിങ്ങൾ ഇത് കണ്ടിരിക്കണം ഞങ്ങളുടെ സ്റ്റാർട്ടപ്പിലൂടെ ഞങ്ങൾ അത് ആധുനിക രൂപത്തിൽ തിരികെ കൊണ്ടുവന്നു
രാജ്യത്തുടനീളം ഞങ്ങൾക്ക് വളരെയധികം സ്നേഹവും മികച്ച പ്രതികരണവും ലഭിച്ചു
മൻ കി ബാത്തിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഇതുകൂടാതെ ഭാരതത്തിൽ നിരവധി പുരാതന വ്യായാമങ്ങളും ആരോഗ്യവും ശാരീരികക്ഷമതയുമായി ബന്ധപ്പെട്ട രീതികളും ഉണ്ട് അത് നമ്മൾ സ്വീകരിക്കുകയും പഠിപ്പിക്കുകയും വേണം
ഞാൻ ഫിറ്റ്നസ് ലോകത്തിൽ നിന്നുള്ള ആളാണ് അതിനാൽ നിങ്ങൾക്ക് ഒരു വ്യക്തിഗത നുറുങ്ങ് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു
ഗദാ വ്യായാമത്തിലൂടെ നിങ്ങളുടെ ശക്തി ബലം ഭാവം ശ്വസനം എന്നിവ മെച്ചപ്പെടുത്താൻ കഴിയും അതിനാൽ ഗദാ വ്യായാമം സ്വീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക
ജയ് ഹിന്ദ്
സുഹൃത്തുക്കളേ എല്ലാവരും അവരവരുടെ കാഴ്ചപ്പാടുകൾ പ്രകടിപ്പിച്ചു എന്നാൽ എല്ലാവർക്കും ഒരേ മന്ത്രം ഉണ്ട് ആരോഗ്യമായിരിക്കുക ശാരീരിക്ഷമതയുള്ളവരായിരിക്കുക
2024 ആരംഭിക്കാൻ നിങ്ങളുടെ ഫിറ്റ്നസിനേക്കാൾ വലിയ പ്രതിജ്ഞ എന്തായിരിക്കും
എന്റെ കുടുംബാംഗങ്ങളേ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കാശിയിൽ ഒരു പരീക്ഷണം നടന്നു അത് മൻ കി ബാത്ത് ശ്രോതാക്കളോട് പറയാൻ ആഗ്രഹിക്കുന്നു
കാശിതമിഴ് സംഗമത്തിൽ പങ്കെടുക്കാൻ ആയിരക്കണക്കിന് ആളുകൾ തമിഴ്നാട്ടിൽ നിന്ന് കാശിയിൽ എത്തിയിരുന്നുവെന്ന് നിങ്ങൾക്കറിയാം
അവരുമായി ആശയവിനിമയം നടത്താൻ ആദ്യമായി ഞാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എ ടൂൾ ഭാഷിണി പരസ്യമായി ഉപയോഗിച്ചു
ഞാൻ ഹിന്ദിയിൽ സ്റ്റേജിൽ നിന്ന് അഭിസംബോധന ചെയ്യുകയായിരുന്നു എന്നാൽ എ ടൂൾ ഭാഷിണി കാരണം അവിടെയുണ്ടായിരുന്ന തമിഴ്നാട്ടുകാർ അതേ സമയം തമിഴിൽ എന്റെ പ്രഭാഷണം കേൾക്കുന്നുണ്ടായിരുന്നു
കാശിതമിഴ് സംഗമത്തിനെത്തിയ ആളുകൾ ഈ പരീക്ഷണത്തിൽ ആവേശഭരിതരായി
ഒരു ഭാഷയിൽ പ്രഭാഷണം നടത്തുകയും പൊതുജനങ്ങൾ തത്സമയം സ്വന്തം ഭാഷയിൽ അതേ പ്രസംഗം കേൾക്കുകയും ചെയ്യുന്ന ദിവസം വിദൂരമല്ല
സിനിമാ ഹാളിൽ അകയുടെ സഹായത്തോടെ തത്സമയ വിവർത്തനം പൊതുജനങ്ങൾ കേൾക്കുമ്പോൾ സിനിമകളുടെ കാര്യത്തിലും ഇതുതന്നെ സംഭവിക്കും
നമ്മുടെ സ്കൂളുകളിലും ആശുപത്രികളിലും കോടതികളിലും ഈ സാങ്കേതികവിദ്യ വ്യാപകമായി ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ എത്ര വലിയ മാറ്റം സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാം
തത്സമയ വിവർത്തനവുമായി ബന്ധപ്പെട്ട അക ഉപകരണങ്ങൾ കൂടുതൽ പര്യവേക്ഷണം ചെയ്യാനും അവയെ 100 പണിക്കുറവ് തീർന്നതാക്കാനും ശ്രമിക്കണമെന്ന് ഇന്നത്തെ യുവതലമുറയോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു
സുഹൃത്തുക്കളേ മാറുന്ന കാലത്ത് നമ്മുടെ ഭാഷകളെ സംരക്ഷിക്കുകയും അവയെ പ്രോത്സാഹിപ്പിക്കുകയും വേണം
ഝാർഖണ്ഡിലെ ഒരു ആദിവാസി ഗ്രാമത്തെക്കുറിച്ചാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്
ഈ ഗ്രാമം അതിന്റെ കുട്ടികൾക്ക് അവരുടെ മാതൃഭാഷയിൽ വിദ്യാഭ്യാസം നൽകുന്നതിന് ഒരു അതുല്യമായ സംരംഭം സ്വീകരിച്ചു
ഗഢ്വാ ജില്ലയിലെ മംഗലോ ഗ്രാമത്തിൽ കുഡുഖ് ഭാഷയിലാണ് കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നത്
ഈ സ്കൂളിന്റെ പേര് കാർത്തിക് ഉരാംവ് ആദിവാസി കുഡൂഖ് സ്കൂൾ എന്നാണ്
300 ആദിവാസി കുട്ടികൾ ഈ സ്കൂളിൽ പഠിക്കുന്നു
കുഡൂഖ് ഭാഷയാണ് ഉരാംവ് ഗോത്രവർഗക്കാരുടെ മാതൃഭാഷ
കുഡൂഖ് ഭാഷയ്ക്കും അതിന്റേതായ ലിപിയുണ്ട് അത് തോലാംഗ് സിക്കി എന്നറിയപ്പെടുന്നു
ഈ ഭാഷയ്ക്ക് ക്രമേണ വംശനാശം സംഭവിച്ചുകൊണ്ടിരുന്നു ഇത് സംരക്ഷിക്കാൻ ഈ സമൂഹം സ്വന്തം ഭാഷയിൽ കുട്ടികളെ പഠിപ്പിക്കാൻ തീരുമാനിച്ചു
ഈ സ്കൂൾ ആരംഭിച്ച അരവിന്ദ് ഉരാംവ് പറയുന്നു ആദിവാസി കുട്ടികൾക്ക് ഇംഗ്ലീഷ് ഭാഷയിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്നതിനാൽ ഗ്രാമത്തിലെ കുട്ടികളെ അവരുടെ മാതൃഭാഷയിൽ പഠിപ്പിക്കാൻ തുടങ്ങി
അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ മെച്ചപ്പെട്ട ഫലം നൽകി തുടങ്ങിയപ്പോൾ ഗ്രാമവാസികളും അദ്ദേഹത്തോടൊപ്പം ചേർന്നു
സ്വന്തം ഭാഷയിലുള്ള പഠനം മൂലം കുട്ടികളുടെ പഠനവേഗവും വർധിച്ചു
നമ്മുടെ നാട്ടിൽ ഭാഷാപ്രശ്നങ്ങൾ കാരണം പല കുട്ടികളും പഠനം പാതിവഴിയിൽ ഉപേക്ഷിച്ചിരുന്നു
പുതിയ ദേശീയ വിദ്യാഭ്യാസ നയവും ഇത്തരം പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു
ഒരു കുട്ടിയുടെയും വിദ്യാഭ്യാസത്തിനും പുരോഗതിക്കും ഭാഷ ഒരു തടസ്സമാകരുത് എന്നതിനാണ് നമ്മുടെ ശ്രമം
സുഹൃത്തുക്കളേ ഓരോ കാലഘട്ടത്തിലും നമ്മുടെ ഭാരതഭൂമിയെ അഭിമാനത്താൽ നിറച്ചത് രാജ്യത്തിന്റെ അനന്യരായ പുത്രിമാരാണ്
സാവിത്രിഭായ് ഫുലെയും റാണി വേലു നാച്ചിയാരും രാജ്യത്തിന്റെ അത്തരത്തിലുള്ള രണ്ട് വ്യക്തിത്വങ്ങളാണ്
അവരുടെ വ്യക്തിത്വം ഒരു വിളക്കുമാടം പോലെയാണ് അത് എല്ലാ കാലഘട്ടത്തിലും സ്ത്രീശക്തിയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വഴി കാണിക്കും
ഇന്ന് മുതൽ ഏതാനും ദിവസങ്ങൾ ജനുവരി 3 ന് നാമെല്ലാവരും ഇരുവരുടെയും ജന്മദിനം ആഘോഷിക്കും
സാവിത്രിഭായ് ഫൂലെ എന്ന പേര് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുമ്പോൾ തന്നെ നമ്മുടെ മുന്നിലെത്തുന്നത് വിദ്യാഭ്യാസസാമൂഹ്യ പരിഷ്കരണ രംഗങ്ങളിലെ അവരുടെ സംഭാവനയാണ്
സ്ത്രീകളുടെയും അധസ്ഥിതരുടെയും വിദ്യാഭ്യാസത്തിന് വേണ്ടി അവർ എപ്പോഴും ശക്തമായി ശബ്ദമുയർത്തിയിരുന്നു
അവർ തന്റെ കാലത്തേക്കാൾ വളരെ മുന്നിലായിരുന്നു
തെറ്റായ ആചാരങ്ങളെ എതിർക്കുന്നതിൽ അവർ എപ്പോഴും ശബ്ദമുയർത്തി
വിദ്യാഭ്യാസത്തിലൂടെ സമൂഹത്തിന്റെ ശാക്തീകരണത്തിൽ അവർക്ക് ദൃഢമായ വിശ്വാസമുണ്ടായിരുന്നു
മഹാത്മാ ഫൂലെയോടൊപ്പം പെൺകുട്ടികൾക്കായി നിരവധി സ്കൂളുകൾ തുടങ്ങി
അദ്ദേഹത്തിന്റെ കവിതകൾ ജനങ്ങളിൽ അവബോധം വർദ്ധിപ്പിക്കുകയും ആത്മവിശ്വാസം നിറയ്ക്കുകയും ചെയ്തു
ആവശ്യങ്ങളിൽ പരസ്പരം സഹായിക്കാനും പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കാനും അദ്ദേഹം എപ്പോഴും ആളുകളെ പ്രേരിപ്പിച്ചു
അവർ എത്ര ദയയുള്ളവരായിരുന്നുവെന്ന് വാക്കുകളിൽ സംഗ്രഹിക്കാൻ കഴിയില്ല
മഹാരാഷ്ട്രയിൽ പട്ടിണിയുണ്ടായപ്പോൾ സാവിത്രിഭായിയും മഹാത്മാ ഫൂലെയും തങ്ങളുടെ വീടിന്റെ വാതിലുകൾ പാവപ്പെട്ടവരെ സഹായിക്കാൻ തുറന്നുകൊടുത്തു
സാമൂഹിക നീതിയുടെ അത്തരമൊരു ഉദാഹരണം വളരെ അപൂർവമായി മാത്രമേ കാണാനാകൂ
അവിടെ പ്ലേഗ് ഭീതി വ്യാപിച്ചപ്പോൾ അദ്ദേഹം ജനസേവനത്തിൽ മുഴുകി
ഈ സമയത്ത് അവർ ഈ രോഗത്തിന് ഇരയായി
മാനവികതയ്ക്ക് വേണ്ടി സമർപ്പിച്ച അവരുടെ ജീവിതം ഇന്നും നമുക്കെല്ലാവർക്കും പ്രചോദനമാണ്
സുഹൃത്തുക്കളെ വൈദേശിക ഭരണത്തിനെതിരെ പോരാടിയ രാജ്യത്തെ നിരവധി മഹത്തുക്കളിൽ ഒരാളാണ് റാണി വേലു നാച്ചിയാർ
തമിഴ്നാട്ടിലെ എന്റെ സഹോദരങ്ങളും സഹോദരിമാരും ഇപ്പോഴും അവരെ വീര മംഗൈ എന്ന പേരിൽ ഓർക്കുന്നു അതായത് ധീരയായ സ്ത്രീ
റാണി വേലു നാച്ചിയാർ ബ്രിട്ടീഷുകാർക്കെതിരെ പ്രകടിപ്പിച്ച പരാക്രമവും അവർ കാണിച്ച ധീരതയും വളരെ പ്രചോദനകരമാണ്
അവിടെ രാജാവായിരുന്ന അവരുടെ ഭർത്താവ് ബ്രിട്ടീഷുകാർ ശിവഗംഗ സാമ്രാജ്യത്തിനെതിരെ നടത്തിയ ആക്രമണത്തിനിടെ കൊല്ലപ്പെട്ടു
രാജ്ഞി വേലു നാച്ചിയാരും മകളും ശത്രുക്കളിൽ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ടു
അവർ വർഷങ്ങളോളം സംഘടന രൂപീകരിക്കുന്നതിലും മരുത് സഹോദര•ാരോടൊപ്പം സൈന്യത്തെ സജ്ജമാക്കുന്നതിലും അവരുടെ സേനാനായകർക്കൊപ്പം ആമഗ്നയായിരുന്നു
ബ്രിട്ടീഷുകാർക്കെതിരെ സമ്പൂർണ തയ്യാറെടുപ്പോടെ യുദ്ധം ആരംഭിച്ച അവർ വളരെ ധൈര്യത്തോടെയും നിശ്ചയദാർഢ്യത്തോടെയും പോരാടി
റാണി വേലു നാച്ചിയാർ സേനയിൽ ആദ്യമായി ഓൾ വിമൻ ഗ്രൂപ്പ് രൂപീകരിച്ചവരിൽ ഉൾപ്പെടുന്നു
ഈ രണ്ട് ധീര വനിതകൾക്കും ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു
എന്റെ കുടുംബാംഗങ്ങളേ ഗുജറാത്തിൽ ഡായരയുടെ ഒരു പാരമ്പര്യമുണ്ട്
രാത്രി മുഴുവനും ആയിരക്കണക്കിന് ആളുകൾ ഡായരയിൽ ചേരുകയും വിനോദത്തോടൊപ്പം അറിവ് നേടുകയും ചെയ്യുന്നു
ഈ ഡായരയിൽ നാടൻ സംഗീതം നാടൻ സാഹിത്യം നർമ്മം എന്നീ ത്രിമൂർത്തികൾ ഏവരുടെയും മനസ്സിൽ ആനന്ദം നിറയ്ക്കുന്നു
ജഗദീഷ് ത്രിവേദി ഈ ഡായരയിലെ പ്രശസ്തനായ കലാകാരനാണ്
ഹാസ്യനടനെന്ന നിലയിൽ ശ്രീ
ജഗദീഷ് ത്രിവേദി 30 വർഷത്തിലേറെയായി തന്റെ സ്വാധീനം നിലനിർത്തി
അടുത്തിടെ ശ്രീ
ജഗദീഷ് ത്രിവേദിയിൽ നിന്ന് എനിക്ക് ഒരു കത്ത് ലഭിച്ചു അതിനോടൊപ്പം അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു പുസ്തകവും അയച്ചിട്ടുണ്ട്
പുസ്തകത്തിന്റെ പേര് സോഷ്യൽ ഓഡിറ്റ് ഓഫ് സോഷ്യൽ സർവീസ്
ഈ പുസ്തകം വളരെ അദ്വിതീയമാണ്
അതിൽ ഒരു കണക്ക് പുസ്തകമുണ്ട് ഈ പുസ്തകം ഒരുതരം ബാലൻസ് ഷീറ്റാണ്
ജഗദീഷ് ത്രിവേദിക്ക് കഴിഞ്ഞ 6 വർഷത്തിനുള്ളിൽ ഏതൊക്കെ പ്രോഗ്രാമുകളിൽ നിന്ന് എത്ര വരുമാനം ലഭിച്ചു അത് എവിടെ ചെലവഴിച്ചു എന്നതിന്റെ പൂർണ്ണമായ വിവരണം പുസ്തകത്തിൽ നൽകിയിരിക്കുന്നു
സ്കൂൾ ആശുപത്രി ലൈബ്രറി ദിവ്യാംഗരുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ
6 വർഷത്തെ സമ്പാദ്യം മുഴുവൻ സാമൂഹ്യസേവനത്തിനായി അദ്ദേഹം ചെലവഴിച്ചതിനാൽ ഈ ബാലൻസ് ഷീറ്റ് അദ്വിതീയമാണ്
പുസ്തകത്തിൽ ഒരിടത്ത് എഴുതിയിരിക്കുന്നതുപോലെ 2022 ൽ തന്റെ പ്രോഗ്രാമുകളിൽ നിന്ന് അദ്ദേഹം നേടിയത് രണ്ട് കോടി മുപ്പത്തിയഞ്ച് ലക്ഷത്തി എഴുപത്തൊമ്പതിനായിരത്തി അറുനൂറ്റി എഴുപത്തിനാല് രൂപയാണ്
സ്കൂൾ ഹോസ്പിറ്റൽ ലൈബ്രറി എന്നിവയ്ക്കായി അദ്ദേഹം രണ്ടു കോടി മുപ്പത്തിയഞ്ച് ലക്ഷത്തി എഴുപത്തൊമ്പതിനായിരത്തി അറുനൂറ്റി എഴുപത്തിനാല് രൂപ ചെലവഴിച്ചു
ഒരു രൂപപോലും കൈയിൽ അവശേഷിപ്പിച്ചില്ല
യഥാർത്ഥത്തിൽ ഇതിന് പിന്നിലും രസകരമായ ഒരു സംഭവമുണ്ട്
ഒരിക്കൽ ശ്രീ ജഗദീഷ് പറഞ്ഞത് 2017ൽ തനിക്ക് 50 വയസ്സ് തികയുമ്പോൾ തന്റെ പരിപാടികളിൽ നിന്നുള്ള വരുമാനം വീട്ടിലേക്ക് കൊണ്ടുപോകാതെ സമൂഹത്തിന് വേണ്ടി ചെലവഴിക്കുമെന്നാണ്
2017 മുതൽ വിവിധ സാമൂഹിക പ്രവർത്തനങ്ങൾക്കായി ഏകദേശം 9
25 കോടി രൂപ ചെലവഴിച്ചു
ഒരു ഹാസ്യനടൻ തന്റെ വാക്കുകൾ കൊണ്ട് എല്ലാവരെയും ചിരിക്കാൻ പ്രേരിപ്പിക്കുന്നു
എന്നാൽ എത്രമാത്രം സംവേദനക്ഷമതയിലാണ് അദ്ദേഹം ജീവിക്കുന്നതെന്ന് ശ്രീ
ജഗദീഷ് ത്രിവേദിയുടെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കാം
അദ്ദേഹത്തിന് മൂന്ന് പി
ബിരുദങ്ങളും ഉണ്ടെന്നറിയുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടും
75 പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അവയിൽ പലതും അവാർഡുകൾ നേടിയിട്ടുണ്ട്
സാമൂഹിക പ്രവർത്തനത്തിനുള്ള നിരവധി പുരസ്കാരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്
ജഗദീഷ് ത്രിവേദിയുടെ സാമൂഹിക പ്രവർത്തനത്തിന് എല്ലാ ആശംസകളും നേരുന്നു
എന്റെ കുടുംബാംഗങ്ങളെ അയോധ്യയിലെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് രാജ്യമൊട്ടാകെ ഉത്സാഹവും ആവേശവുമാണ്
ആളുകൾ അവരുടെ വികാരങ്ങൾ വ്യത്യസ്ത രീതികളിൽ പ്രകടിപ്പിക്കുന്നു
കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രീരാമനെയും അയോധ്യയെയും കുറിച്ച് നിരവധി പുതിയ ഗാനങ്ങളും പുതിയ ഭജനുകളും രചിക്കപ്പെട്ടത് നിങ്ങൾ കണ്ടിരിക്കണം
പലരും പുതിയ കവിതകളും എഴുതുന്നുണ്ട്
ഇതിൽ പരിചയസമ്പന്നരായ നിരവധി കലാകാരന്മാരുണ്ട് പുതുതായി ഉയർന്നുവരുന്ന യുവ കലാകാരന്മാരും മനസ്സിനെ ത്രസിപ്പിക്കുന്ന ഭജനുകൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്
എന്റെ സോഷ്യൽ മീഡിയയിൽ ചില പാട്ടുകളും ഭജനുകളും ഞാൻ പങ്കുവെച്ചിട്ടുണ്ട്
ഈ ചരിത്രമുഹൂർത്തത്തിൽ കലാലോകം അതിന്റേതായ തനത് ശൈലിയിൽ പങ്കാളികളാകുകയാണെന്ന് തോന്നുന്നു
ഒരു കാര്യം എന്റെ മനസ്സിലേക്ക് വരുന്നു അത്തരം എല്ലാ സൃഷ്ടികളും ഒരു പൊതു ഹാഷ് ടാഗ് ഉപയോഗിച്ച് നമ്മൾ എല്ലാവരും പങ്കിടണം
ശ്രീറാം ഭജൻ എന്ന ഹാഷ്ടാഗ് ഉപയോഗിച്ച് നിങ്ങളുടെ സൃഷ്ടികൾ സോഷ്യൽ മീഡിയയിൽ പങ്കിടാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു
വികാരങ്ങളുടെയും ഭക്തിയുടെയും ഈ ശേഖരം അത്തരമൊരു പ്രവാഹമായി മാറും
അതിൽ എല്ലാം രാമമയമാകും
എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരേ ഇന്ന് മൻ കി ബാത്തിൽ ഇത്രമാത്രം
2024ലേക്ക് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം
ഭാരതത്തിന്റെ നേട്ടങ്ങൾ ഓരോ ഭാരതീയന്റെയും നേട്ടങ്ങളാണ്
പഞ്ചപ്രണങ്ങളെ ധ്യാനിച്ചുകൊണ്ട് ഭാരതത്തിന്റെ വികസനത്തിനായി നാം തുടർച്ചയായി പ്രവർത്തിക്കണം
നമ്മൾ എന്ത് ജോലി ചെയ്താലും എന്ത് തീരുമാനമെടുത്താലും അതിൽ നിന്ന് രാജ്യത്തിന് എന്ത് ലഭിക്കും അത് രാജ്യത്തിന് എന്ത് നേട്ടമുണ്ടാക്കും എന്നതായിരിക്കണം നമ്മുടെ പ്രഥമ മാനദണ്ഡം
രാജ്യം ആദ്യം ഇതിലും വലിയ മന്ത്രമില്ല
ഈ മന്ത്രം പിൻപറ്റി നമ്മൾ ഭാരതീയർ നമ്മുടെ രാജ്യത്തെ വികസിതവും സ്വാശ്രയവുമാക്കും
2024ൽ നിങ്ങളെല്ലാവരും വിജയത്തിന്റെ പുതിയ ഉയരങ്ങളിലെത്തട്ടെ നിങ്ങൾ എല്ലാവരും ആരോഗ്യവാന്മാരായിരിക്കട്ടെ ശാരീരികക്ഷമതയുള്ളവരായിരിക്കട്ടെ സന്തോഷത്തോടെയിരിക്കട്ടെ ഇതാണ് എന്റെ പ്രാർത്ഥന
2024ൽ രാജ്യത്തെ ജനങ്ങളുടെ പുതിയ നേട്ടങ്ങളെക്കുറിച്ച് ഒരിക്കൽ കൂടി നമ്മൾ ചർച്ച ചെയ്യും
വളരെ നന്ദി